സ്പീക്കർ 2 ഏയ്ജ്ഡ് ട്വൻ്റി ഇയേഴ്സ്. ഡു ഹിയർ ബൈ ഗിവ് മൈ അൺ കണ്ടിഷണൽ

സ്പീക്കർ 2 ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് ദിസ് റ്റു ടു ആൻ്റ് റീട്ടെയ്ൻ

സ്പീക്കർ 2 ഏഹ് ഓഫ് മൈ വോയ്‌സ് ആൻഡ് വിഡിയോ ഓഫ് കോൺവർസേഷനോഫ് ഓഫ് ട്വൻ്റി ട്വൻ്റി ഓൺ ട്വൻ്റി ട്വൻ്റി റ്റു.
സ്പീക്കർ 2 പവർ ഇൻ എക്സ്ചേഞ്ചോഫ് സഫിഷൻ്റ് കൺസഡ്രേഷൻ ഐ ഡു അൺകണ്ടീഷ്ണലി
സ്പീക്കർ 2 ആനിർവോക്കബ്ലി അസ്സൈൻ ഓൺ എ റൈറ്റ്സ് ഇൻ ദ റെക്കോഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ റ്റു തൗസൻഡ് ട്വൻ്റി വൺ ട്വൻ്റി റ്റു. ടു ഐ ഐ റ്റി മഡ്രാസ്
സ്പീക്കർ 2 ആൻഡ് ദ എസ് റ്റു യെസ് കൺസോഷൻ ഫോർ ഇന്ത്യൻ ലാങ്ങ്വേജസ്.
സ്പീക്കർ 2 ഐ ഡു അണ്ടർസ്റ്റാൻ്റ് ദാറ്റ് ഐ ഐ റ്റി മഡ്രാസ് ഇൻ ദ എസ്റ്റു യെസ് കൺസോഷൻ ഫോർ ഇന്ത്യൻ ലാങ്ങ്വേജസ്
സ്പീക്കർ 2 കാൻ ലോഫുൾ യൂസ് എ റെക്കോർഡഡ് വീഡിയോ ആ

സ്പീക്കർ 1 എസ് ടു എസ് കൺസോർഷ്യം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് ടു ഡു
സ്പീക്കർ 1 ആൻഡ് റീടൈൻ റെക്കോർഡിങ് ഓഫ് മൈ വോയിസ് ആൻഡ് വീഡിയോ

സ്പീക്കർ 1 ഐഐടി മദ്രാസ് ആൻഡ് ദ എസ് ടു എസ് കൺസോർഷ്യം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്
സ്പീക്കർ 1 ക്യാൻ യൂസ്ഫുള്ളി ലോ ഫുള്ളി യൂസ് ദ റെക്കോർഡ് വീഡിയോ ആൻഡ് ഓഡിയോ.
സ്പീക്കർ 2 പൊതുഗതാഗതം, വളരെ വളരെ ചർച്ചചെയ്യപ്പെണ്ട ഒരു പ്പെടേണ്ട ഒരു വിഷയമാണ്. അല്ലോ ?

സ്പീക്കർ 2 എല്ലാദിവസവും ഉപയോഗിക്കേണ്ടിവരുന്ന ഒരു സംഗതിയാണ്.
സ്പീക്കർ 2 ഒരിക്കലും ഏഹ് അതിൽ നിന്ന് ഏഹ് മുക്തമായ ഒരു

സ്പീക്കർ 2 പൊതുഗതാതത്തെപ്പറ്റി എന്തെക്കെയാണ് ഏഹ് താങ്കൾക്ക് പറയാനുള്ളത്? അയിലൂടെ നമുക്ക് തൊട
സ്പീക്കർ 1 പൊതുഗതാഗതമായി ബന്ധപ്പെട്ടിട്ടിള്ള കാര്യങ്ങളെപ്പറ്റിട്ട്
സ്പീക്കർ 1 സംസാരിക്കുമ്പോൾ ഞാനാദ്യമായി എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്

സ്പീക്കർ 1 സ്വീകാര്യമായിട്ടുള്ള ഒരു ഗതാഗത സംവിധാനമെന്നുള്ളത്.

സ്പീക്കർ 1 ഇവിടെ ആദ്യമായി ഒരു പൊതുഗതാഗത വകുപ്പിൻ്റെ ഭാഗമായിട്ടൊരു വാഹനം
സ്പീക്കർ 1 ഉപയോഗിച്ച് അതിൽനിന്ന്
സ്പീക്കർ 1 ഇങ്ങനെയൊരു മാതൃക നമുക്ക് കാണിച്ചുകൊടുത്താണ്

സ്പീക്കർ 1 അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയാദ്യമായിട്ട് ഒരു
സ്പീക്കർ 1 പൊതുഗതാഗത സംവിധാനം എന്ന ആശയമുദിക്കുന്നത്

സ്പീക്കർ 1 പല പല സംസ്ഥാന ഗവൺമെന്റുകൾ വന്നു നമ്മക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു.
സ്പീക്കർ 1 അതിനുശേഷം നമ്മുക്ക് പല സംസ്ഥാനം
സ്പീക്കർ 1 പല സംസ്ഥാനങ്ങളായിട്ട് നമ്മളെ തിരിച്ച് നമ്മളിരുപത്തെട്ടു സംസ്ഥാനങ്ങളായി മാറി.

സ്പീക്കർ 1 ഇന്ത്യയെന്ന മഹാ രാജ്യത്തിൻ്റെ ഭാഗമായിമാറി.

സ്പീക്കർ 1 വന്ന പല മന്ത്രിസഭകളിലും പല ഹാ

സ്പീക്കർ 1 ഭരണകർത്താക്കളും പലതരത്തിലുള്ള

സ്പീക്കർ 1 അതിൽ പൊതുഗതാഗത വകുപ്പെന്ന് പൊതുഗതാഗത വകുപ്പെന്നു പറയുമ്പോൾ നമ്മടെ മനസ്സുകളിലേക്ക് ആദ്യം ഓ ഓടിയെത്തുന്ന മന്ത്രിടെ പേര്

സ്പീക്കർ 1 ഇപ്പോൾ ഈയടുത്തുതന്നെ മരിച്ചുപോയ
സ്പീക്കർ 1 ബഹുമാനപ്പെട്ട ബി. ബാലകൃഷ്ണപ്പിള്ളയെയാണ്.

സ്പീക്കർ 1 ഒക്കെ നമ്മുടെ രാജ്യത്തെ പൊതു ഗതാഗത വകുപ്പിന് സംസ്ഥാനത്തെ പൊതു ഗതാഗത വകുപ്പിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്.

സ്പീക്കർ 2 പൊതുഗതാഗതത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഇത്രയേറെ വെലയേറിയ സംഭാവനകൾ ചെയ്ത ഒരു
സ്പീക്കർ 2 ഏഹ് ചരിത്രമാണ് തിരുവിതാംകൂർ രാജവംശത്തിനുള്ളത്.
സ്പീക്കർ 2 അത് നമ്മൾ മൻസിലാക്കുമ്പത്തന്നെ എന്തുകൊണ്ടാണ്
സ്പീക്കർ 2 ഇത്തരത്തിലുള്ള പൊതുഗതാഗതം നമ്മുടെ സമൂഹത്തിലേക്ക്
സ്പീക്കർ 2 ഏഹ് പ്രസ്സക്തിയാർജിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ
സ്പീക്കർ 2 തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാര്യം പറയുമ്പോൾത്തന്നെ. ചരിത്രപരമായി പൊതുഗതാഗതത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ
സ്പീക്കർ 2 ഇതിൻ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ചരിത്രമെവിടെനിന്നുവരുന്നു?
സ്പീക്കർ 2 അത് ആദ്യമമനുഷ്യൻ ചക്രം കണ്ടുപിടിച്ചസമയം മുതൽ
സ്പീക്കർ 2 ഏഹ് ഇതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
സ്പീക്കർ 2 ചക്രം കണ്ടുപിടിച്ചതാണ് മാനുഷ്യൻ്റെ, ഏഹ് മനുഷ്യസമൂഹത്തിൻ്റെ, ആ ആ ഒരു വികസനത്തിന് ഏറ്റവും പ്രസക്തിയാർന്ന
സ്പീക്കർ 2 ഒരു ഘടകമായി നമ്മക്ക് കാണാൻ സാധിക്കുന്നത്.
സ്പീക്കർ 2 അതിൽനിന്ന് പ പതിയെ പ്പതിയെ ഉള്ള മാറ്റങ്ങളും ഏഹ് ചെറിയ തോതിലുള്ള വികസനങ്ങളും മൂലം അത് ഇന്ന് കാണുന്ന തരത്തിലേയ്ക്ക് ആ പൊതുഗതാഗതത്തിൻ്റെ സമ്പ്രദായം
സ്പീക്കർ 2 ഇത്രയും മികച്ചൊരു സമ്പ്രദായമായി മാറിയിരിക്കുന്നു.

സ്പീക്കർ 2 ഒരുപക്ഷേ ഏഹ് മനുഷ്യൻ്റെ തന്നെ വികസനത്തിൻ്റെ ആധാരമായ ഒരു കാര്യമാണ്.
സ്പീക്കർ 2 നമ്മക്കെല്ലാവർക്കും ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഏറ്റവും പെട്ടന്ന് മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള ഒരു ത്വരയുണ്ട്.
സ്പീക്കർ 2 അത് മനുഷ്യസഹജമാണ്. അത് ഏതൊരു സാമൂഹിക ജീവിയായാൽ ഏതൊരു സാമൂഹിക ജീവിക്കും ആവശ്യമുള്ളൊരു ഘടകമാണ്.
സ്പീക്കർ 2 അതാണ് മനുഷ്യൻ അത് വളരാനുള്ള അത് വളർത്തിയെടുത്ത ആ ബന്ധം സ്ഥാപിക്കാനുള്ള ത്വരയിൽ നിന്നാണ് പൊതുഗതാഗതം ഇത്ര വല്ല്യ ഒരു സംഭവമായി വളർന്നത്.
സ്പീക്കർ 2 അപ്പൊ ഇപ്പോൾ നമ്മൾ കാണുന്ന പൊതുഗതാഗതം

സ്പീക്കർ 2 ഒരുതര ഒരുപാട് തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ട്.
സ്പീക്കർ 2 അതിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും.
സ്പീക്കർ 2 പൊതുഗതാഗതം എന്ന് പറയുന്നത് മനുഷ്യന് മൊത്തത്തിലുള്ള ഐക്യത്തിൻ്റെയൊരു സൂചനയും മനുഷ്യവർഗ്ഗത്തിൻ്റെയൊരു വികസനത്തിൻ്റെയൊര് അടയാളവും കൂടി ആണ്. ഇതിനെപ്പറ്റി
സ്പീക്കർ 2 എന്തൊക്കെയാണ് താങ്കൾ കൂടുതലായി കൂട്ടിച്ചേർക്കാന്

സ്പീക്കർ 1 രാജാവംശത്തിൻറെ ഇച്ഛാശക്തിയുടെ പിന്നിലാണ്
സ്പീക്കർ 1 ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് നമ്മക്ക്

സ്പീക്കർ 1 വലിയൊരു ഗതാഗതസംവിധാനമുണ്ടായിട്ടുള്ളത്.
സ്പീക്കർ 1 അപ്പൊ ഈ സംവിധാനമെന്നു പറയുന്നതിൽനിന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നു സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം മുൻപോട്ട്പോയി എത്രത്തോളം നൂതനാശയങ്ങൾ അതിനുള്ളിലേക്ക്
സ്പീക്കർ 1 ഏഹ് ചേർക്കപ്പെട്ടുവെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്.

സ്പീക്കർ 1 പൊതു ഗതാഗതമെന്ന ഒരു സംവിധാനത്തിലേക്ക്
സ്പീക്കർ 1 സാധാരണക്കാരായ ജനങ്ങളെ ആകർഷിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പറയേണ്ടത് അതിൻ്റെ മിതമായ നിരക്ക് ആണ് എന്നാണ് .
സ്പീക്കർ 1 ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ മിതമായ നിരക്കിൽ

സ്പീക്കർ 1 മറ്റ് പൊതുവാഹനങ്ങളായിക്കൊള്ളട്ടെ
സ്പീക്കർ 1 അതിൽനിന്ന് ഇപ്പോൾ എത്തിനിൽക്കുന്ന ഒരു നൂതനാശയമായിട്ടുള്ള
സ്പീക്കർ 1 വൈദ്യുതിയിലുപയോഗിച്ച് ഒരു വലിയ നഗരത്തിലെ തന്നെ
സ്പീക്കർ 1 പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ആശയങ്ങളായിക്കൊള്ളട്ടെ

സ്പീക്കർ 1 ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും
സ്പീക്കർ 1 വളരെ മിതമായ നിരക്കിൽ വളരെ തുച്ഛമായ ചെലവോടുകൂടി
സ്പീക്കർ 1 ജനങ്ങൾക്ക് വലിയ ദൂരങ്ങൾ താണ്ടാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് .
സ്പീക്കർ 1 നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ പറ്റി ചിന്തിക്കുമ്പോൾ
സ്പീക്കർ 1 പരിസ്ഥിതികരമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്

സ്പീക്കർ 1 വളരെ കൊറക്കുക തന്നെ ചെയ്യുന്ന ഒരു പ്രവണതയായിരിക്കാം ആണ് ഈ പറയുന്ന പൊതുഗതാഗത സംവിധാനങ്ങളിലൂടെ നമ്മക്ക് ലഭിക്കാൻ പോകുന്നത്.

സ്പീക്കർ 1 അതുപോലെയുള്ള ഒരുപാടൊരുപാട് ആ ആവശ്യങ്ങൾ
സ്പീക്കർ 1 ഒരുപാടൊരുപാട് ആ ആശയങ്ങളാണ് ഈ പൊതുഗതാഗത വകുപ്പിലൂടെ മുൻപോട്ടു വെക്കുന്നത്.
സ്പീക്കർ 1 അതിനുവേണ്ടീട്ട് പ്രത്യേക വകുപ്പുകൾ
സ്പീക്കർ 1 അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള ആ സംവിധാനങ്ങൾക്ക് ഉണ്ടാക്കികൊടുക്കുന്ന ഒരു എളുപ്പവും
സ്പീക്കർ 1 അതുപോലെതന്നെ എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന ഒരു സംവിധാനവും
സ്പീക്കർ 1 ഇപ്പോൾ ഗതാഗതത്തിൽ തന്നെ കുരുങ്ങിക്കിടന്നുകൊണ്ട് പലർക്കും പല ആവശ്യങ്ങൾ പല സമയങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ

സ്പീക്കർ 1 അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് സാധിക്കാതെ വരുമ്പോൾ

സ്പീക്കർ 1 ഒരു വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ
സ്പീക്കർ 1 അത് തീർത്തും പൊതു ഗതാഗത വകുപ്പുകൾ മൂലമാണ് നമ്മുക്കങ്ങനെ പെട്ടന്നെത്തിപ്പെടാൻ സാധിക്കുക.
സ്പീക്കർ 1 അത് തീവണ്ടികൾ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റുവകുപ്പുകളായിക്കൊള്ളട്ടെ
സ്പീക്കർ 1 അതിലൂടെയൊക്കെ എത്രയും വേഗം എത്രയും ചുരുങ്ങിയ ചെലവിലെത്തിപ്പെടുക എന്നുള്ളതാണ് അതൊക്കെ ആത്യന്തികമായ ലക്ഷ്യം വെക്കൽ .
സ്പീക്കർ 2 പൊതുഗതാഗതത്തിന് രണ്ടു മാനങ്ങളുണ്ട് രണ്ടു തലങ്ങളുണ്ട്. നമ്മളാ രണ്ടു തലങ്ങളിൽ നി നിന്ന് വേണം പൊതുഗതാഗതത്തെപ്പറ്റി ചിന്തിക്കുവാൻ.
സ്പീക്കർ 2 അത് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയിൽ നമ്മക്ക് ഏറ്റവും പെട്ടെന്ന് ആൾക്കാരുമായി ബന്ധപ്പെടാനുള്ളയൊരു അവസ്ഥ നമ്മളിലൊണ്ടാകുന്നതിൻ്റെ ആ ഒരു
സ്പീക്കർ 2 ഏഹ് അടയാളവും അതോടൊപ്പംതന്നെ പരിസ്ഥിതിയ്ക്കുണ്ടാകാവുന്ന ആഘാതങ്ങൾ ഏറ്റവും കുറയുവാനുള്ളയൊരു സാഹചര്യവുംകൂടെ ഉണ്ട് എന്ന് വിലയിരുത്തിയിട്ട് മാത്രംവേണം ഒരു
സ്പീക്കർ 2 പൊതുഗതാഗതമെന്നറയ് എന്നുപറയുന്ന ആ ഒരാശയത്തെ നമ്മക്ക് വിപുലീകരിച്ചെടുക്കുവാൻ.
സ്പീക്കർ 2 പൊതുഗതാഗതമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇന്നത്തെക്കാലത്ത് അഭിവാജ്യമായ ഒരു ഘടകമാണെന്ന് പ്രത്യേകിച്ചെടുത്തുപറയേണ്ടതില്ലല്ലോ.
സ്പീക്കർ 2 പൊതുഗതാഗതം അതിന് ഒരു വ്യവസായി ഒരിക്കൽ പറയുകയുണ്ടായി നമ്മുടെ ഭാരതം, നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ ലോകത്തിലേത് സമൂഹവുമായിക്കൊള്ളട്ടെ
സ്പീക്കർ 2 അതിലേറ്റവും കൂടുതൽ വളർച്ചയുണ്ടാകുന്നതിൻ്റെയൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പൊതുഗതാഗതം.
സ്പീക്കർ 2 ആ പൊതു ഗതാഗതം ഏറെ മുന്നിൽ അതിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കും സമൂഹങ്ങൾ സമൂഹങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്
സ്പീക്കർ 2 ഇല്ലാത്ത സമൂഹത്തിൽ അത് കൊറവുള്ള സമൂഹത്തിൽ വളർച്ച ആ തോതിൽ കൊറയുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മടെ സമൂഹത്തിൽ ഇപ്പോൾ
സ്പീക്കർ 2 ഏഹ് പൊതുഗതാഗതത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കാൻ ഒരു പ്രവണത നമ്മൾ കാണിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പൊതുഗതാഗത സംവിധാനം പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ
സ്പീക്കർ 2 അല്ലെങ്കിൽ അത് കുറച്ചുംകൂടെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പരിസ്ഥിതിക്ക് അതിന് പ്ര
സ്പീക്കർ 2 പ്രത്യാഘാതങ്ങളുണ്ടാവും അവടെ താമസിക്കുന്ന വ്യക്തികളെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റണ്ടിവരും അങ്ങനുള്ള അവസ്ഥകളുണ്ടാകും. അതിനേറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യംന്ന് പറയുന്നത്

സ്പീക്കർ 2 മൊത്തത്തിലുള്ളയൊരു ഏഹ് വളർച്ചയ്ക്ക് ഈ പൊതുഗതാഗതങ്ങൾ കാരണമാകുന്നു. ഈ പരിസ്ഥിതിയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരോരുത്തരും അവർടെ വാഹനങ്ങൾ സ്വന്തമായ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ
സ്പീക്കർ 2 അവടെ കൂടുതൽ ഏഹ് പ്രശ്നകരമായ വാതകങ്ങൾ ഈ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു, അതിൽനിന്നൊരുപാട് പ്രശ്നങ്ങളാളുകൾ സഹിക്കേണ്ടിവരുന്നു.
സ്പീക്കർ 2 നമ്മടെ പരിസ്ഥിതിക്ക് സഹിക്കേണ്ടിവരുന്നു. അതിനു പകരം ഏ ഒരു പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ അത്രയും ആളുകൾ ആ ഒരു ഏഹ് ഗതാഗത പൊതുഗതാഗത സംവിധാനത്തിൻ്റെ
സ്പീക്കർ 2 ഭാഗമാകുമ്പോൾ അവടെ ഉണ്ടാകുന്ന പരിസ്ഥിതിയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വല്യതോതിൽ കുറയുന്നു. ഒരുപക്ഷേ ഒരു ഏഹ് ഏതേലും ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊരു
സ്പീക്കർ 2 ഏഹ് ഒരു സ്വന്തമായൊരു വാഹനം ഉപയോഗിക്കാൻ അല്ലെങ്കിലൊരു പൊതുഗതാഗതം മാർഗവും എടുക്കാമെങ്കിൽ ഒരു വ്യക്തി പൊതുഗതാഗത മാർഗം മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെയൊരു ഏഹ് എൻ്റെയൊരു ചിന്താഗതി.
സ്പീക്കർ 2 അപ്പൊ ഇതിനെപ്പറ്റി താങ്കൾക്ക് കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ?
സ്പീക്കർ 1 പൊതു ഗതാഗത വകുപ്പ് എന്ന് നമുക്ക് പറയുമ്പോൾ സ്വകാര്യവാഹനങ്ങളുപയോഗിക്കുന്നവരെ വരെക്കൂടെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.

സ്പീക്കർ 1 അഞ്ചുപേർക്ക് പോകേണ്ട വാഹനത്തിൽ ഒരാള് യാത്രചെയ്യുകയും അഞ്ചുപേർക്ക് സഞ്ചരിക്കുന്ന ഒരു വാഹനം
സ്പീക്കർ 1 പ്രകൃതിക്കും സാമ്പത്തികമായുമൊക്കെയുണ്ടാക്കിയും എടുക്കാവുന്ന പ്രേത്യാഘാതങ്ങളും

സ്പീക്കർ 1 മാത്രം സഞ്ചരിച്ച് ആ പ്രത്യാഘാതമുണ്ടാക്കാവുന്ന ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആ ഒരു ആ പ്രത്യാഘാതം വളരെ വലുതാക്കുകയും
സ്പീക്കർ 1 അതുമൂലം സാമ്പത്തികമായിട്ടും

സ്പീക്കർ 1 ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ഒരു നഷ്ടം നഷ്ട്ടത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്യുന്നത് തീർത്തും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്.
സ്പീക്കർ 1 എന്താണ് പ്രധാനമായിട്ടും ഗതാഗതം എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്?
സ്പീക്കർ 1 ഗതാഗതത്തെ ചിലർ ആ ഉല്ലാസ ഉല്ലാസമാക്കനും അവരുടെ സമാധാനത്തിനുവേണ്ടിട്ടുമൊക്കെ അവരുടേതായ സ്വകാര്യ വാഹനങ്ങളിൽ

സ്പീക്കർ 1 അതിൻ്റെ പിന്നിലെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്

സ്പീക്കർ 1 തിരിച്ച് തൻ്റെ ഉൽഭവസ്ഥലത്തേക്ക് എത്തിച്ചേരാനുമുള്ള
സ്പീക്കർ 1 ഒരു പ്രക്രിയയായിട്ടാണ് ആത്യന്തികമായി നമ്മളതിനെ കാണുന്നത്.

സ്പീക്കർ 1 ക്ഷത്തത്തിൽ നിന്ന്കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ

സ്പീക്കർ 1 ഏറ്റവും വേഗതയാർജിച്ച്
സ്പീക്കർ 1 സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മടെ മനസ്സിൽ വേണ്ട ചിന്ത
സ്പീക്കർ 1 ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ വാണിജ്യ

സ്പീക്കർ 1 പല പ്രമുഖരുടെയും പല ഏഹ്

സ്പീക്കർ 1 കണക്കുകൾ പ്രകാരം പല

സ്പീക്കർ 1 കൊച്ചി പട്ടണത്തെ അല്ലെങ്കിൽ കൊച്ചി പട്ടണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
സ്പീക്കർ 1 പൊതുഗതാഗത സംവിധാനങ്ങൾ

സ്പീക്കർ 1 ഏറ്റവും ഫലവത്തായതുമാണ് എന്നാണ്
സ്പീക്കർ 1 എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി തോന്നുന്നത്?
സ്പീക്കർ 2 തീർച്ചയായും പൊതുഗതാഗതം നമ്മള് നമ്മൾ ഏറെ ചർച്ച ചെയ്തു. ഈയൊരു ആ എ ഈയൊരു വിഷയം നമ്മൾ ചർച്ചചെയ്യുന്നതിലൂടെ ഏറെ പ്രസക്തമായൊരു കാര്യമാണ് നമുക്കു സൻ മൻസിലാക്കാൻ സാധിച്ചത്.
സ്പീക്കർ 2 പൊതുഗതാഗതംന്ന് പറയുന്നത് ഒരുവ്യക്തി ഒരു സമൂഹത്തിന് ചെയ്യുന്ന ഒരു സേവനമാണ്.
സ്പീക്കർ 2 ആ സമൂഹം ആ വ്യക്തിക്ക് ചെയ്യുന്ന സേവനം കൂടിയാണ്.
സ്പീക്കർ 2 ആ ഒരു പരസ്പരമൊള്ളയൊരു ഏഹ് ബന്ധത്തിലും ആ ഒരു വിട്ടുവീഴ്ചയുടെ മനോഭാവത്തിൽക്കൂടെ മാത്രമേ ഒരു വ്യക്തിക്ക്
സ്പീക്കർ 2 ഈയൊരു പൊതുഗതാഗത സംവിധാനം ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിത്തീരാൻ സാധിക്കുകയുള്ളൂ.
സ്പീക്കർ 2 നമ്മൾ ഒരുകാര്യം മനസ്സിലാക്കേണ്ടത് ഒരൂ ഏഹ് പ തീവണ്ടീ, അല്ലെങ്കിൽ ഒരു ഏഹ് ബസ്സ് പോലുള്ളൊരു പൊതുഗതാഗതം
സ്പീക്കർ 2 നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് പേരുടെ
സ്പീക്കർ 2 ഏഹ് ഒരുപാട് പേരുടെ അധ്വാനമാണ് നമ്മളതിൽ കാണുന്നത്.

സ്പീക്കർ 2 ഇത്രയേറെ ആ പ്രയോജനപരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന്
സ്പീക്കർ 2 ഒരിക്കലും ആ ഏഹ് ഒരിക്കലുമൊരു വ്യക്തിയെക്കൊണ്ട് സാധിക്കില്ല. അത് ഒരുപാട് പേരുടെ കൂട്ടമായ കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അത് ആ കൂട്ടായ്മയുടെ
സ്പീക്കർ 2 വിജയമാണ് ആ പൊതുഗതാഗതമെന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏറെ പ്രൗഢിയോടും
സ്പീക്കർ 2 ആത്മാഭിമാനത്തോടും കൂടി മാത്രമേ അതിനെ സമീപിക്കാൻ സാ പാടുള്ളൂ.
സ്പീക്കർ 2 എന്തുകൊണ്ടാണ് ഏഹ് ആ ഇത്തരത്തിലുള്ള ചർച്ച ഏഹ് പ്രസക്തമായതൊന്നും നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം വരുള്ളൂ. പൊതുഗതാഗതമെന്ന് പറയുന്നത് നമ്മളോരോരുത്തർടെയും അവകാശമാണ്.
സ്പീക്കർ 2 നമ്മളോരോരുത്തരും നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന സേവനമാണ്. അപ്പൊ നമ്മൾ ഏഹ് നമ്മളൊരുകാര്യം മനസ്സിലാക്കണ്ടത് ഈ ചർച്ചയേറെ പ്രയോജനകരമായി എന്നു നമ്മൾ വിചാരിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ
സ്പീക്കർ 2 കൂടുതലായി ഒന്നും പറയാതെ തന്നെ പൊതുഗതാഗതം ഏഹ് ഏറെ ഏഹ് മനുഷ്യൻ്റെ ചരിത്രത്തില് തന്നെ ഏറെ പ്രയോജനം ചെയ്ത ഒരു കാര്യമാണ്. അതില് ഏഹ് അത് നമ്മടെ സമൂഹത്തിൻ്റെ ഒരഭിഭാജ്യ ഘടകമാണെന്ന്
സ്പീക്കർ 2 ഒന്നുംകൂടെ ഓർമിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച ഏഹ് അവസാനിപ്പിക്കാനായിട്ട് തുനിയുകയാണ്.